അങ്ങനെ ആണല്ലേ? ഓ. അപ്പോ correct അതൊക്കെ നോക്കി എടുക്കണം അല്ലെ. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ. തിരക്കണം അല്ലെ? ഇപ്പം ഈ ബാങ്കുകാരും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടുണ്ടലല്ലോ

അല്ലെങ്കിൽ എന്തേലും വിഷയം ആയി കഴിഞ്ഞാൽ നമ്മുക്ക് പെട്ടന് അവർ പറയുന്നപോലെ കിട്ടത്തില്ല എന്ന് എല്ലാതും പറഞ്ഞാൽ. അപ്പോ അതൊക്കെ തിരക്കി

ആഹ് ആഹ്. ഇൻഷുറണിന്റെ proofum കാര്യങ്ങളുമെല്ലാം.

അല്ലാതെ കമ്പനിയിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലതേ അല്ലെ?

ഒരു വണ്ടി ഇൻഷുറൻസിന്റെ കാര്യം ഞൻ പറഞ്ഞില്ലേ. അത് അവര് നിര്ബന്ധിച്ചതാ. അച്ചനും അമ്മയും കൂടി എടുതത്തു തന്നതാ

ഇത് അങ്ങനെ അല്ല. ഇത് കേറി വന്നപ്പോ ചെറുതായിട്ട് ഒന്ന് തട്ടിയത്. നമ്മുടെ കയ്യിന് പറ്റിയ ഒരു mistake ആണ്. നമ്മൾ ഇച്ചിരി കെറിയും വന്നു. അവര് indicator ഇടാതെ തിരിച്ച കേറി വന്നതാ. Horn അടിക്കാതെ. അവര് വണ്ടി ഇങ്ങനെ നിർത്തി ഇട്ടു. ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോയ്ച്ചു അവര്. നോക്കിയപ്പോ അതിന്റെ പ്പറും കാര്യങ്ങളുമെല്ലാം അവര് പറഞ്ഞു അതൊന്നും കൊഴപ്പമില്ല വലിയ തുക ഒന്നും അടയാക്കണ്ട. അത്യാവശ്യം ഉള്ളത് അടച്ചാൽ മതി ബാക്കി എല്ലാം പേപ്പറിൽ എഴുതിക്കോളാം എന്ന പറഞ്ഞെ. Bill തെരുവല്ലോ. ആദ്യം ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് ഒരു confusion ഉണ്ടായിരുന്നു. അവര് നിർബന്ധിച്ചു വണ്ടി എടുക്കാൻ നേരത്തു showroomil നിന്ന്.

proof വല്ലതും കാണിക്കാനോ ഇത് കിട്ടാൻ വേണ്ടി? നമുക്കു ഇപ്പം അത്യാവശ്യം ആയിട്ട് വേണ്ടത് എന്ന് പറയുമ്പോ medical ആയിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഒരു hospital case വന്നാല്. അആഹ് ഏതായാലും മറ്റേത് ഒരു അത്യാവശ്യ ഘടകമാണല്ലോ.

അല്ല health ഇൻഷുറൻസ് അമ്മൂമ്മക്ക്‌ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്ന

അത് scan ചെയ്യുമ്പോ ആ കാർഡിന് അകത്തു ഇത്ര അംഗങ്ങൾ ഉണ്ട് അവര്ക് എല്ലാര്ക്കും കിട്ടുവായിരുന്നു. പിന്നെ ഈ ഒരു ഇടയ്ക് തോട്ടാ ഓരോരുത്തർക്കും ഓരോ ഒരു കാർഡ്, lamination ചെയ്ത് ഒരു കാർഡ്, ഓരോരുത്തർക്കും അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച്, പേരും detailsum ഒക്കെ വെച്ച് വെച്ചാണ് ഇപ്പോ അവര് കൊടുക്കാറ്. ഓരോരുത്തർക്കും ഓരോ കാർഡ് ആയി. അപ്പോ അത് നോക്കുമ്പോ ഇൻഷുറൻസ് എല്ലാം ഓരോരുത്തർക്കും ഓരോന്ന് ആയില്ലേ. അതുകൊണ്ടു അമ്മൂമ്മേടെ ഇൻഷുറൻസ് കൊണ്ട് അച്ഛന്റെ ഇതി നു കാണിച്ചാൽ അവര് പറയും അതൊന്നും ഒക്കത്തില്ല. ഇങ്ങനെ ആണെന്നൊക്കെ പറയത്തില്ലേ? നമ്മളിപ്പോ വണ്ടി എടുത്തപ്പോ എട്ടു വർഷത്തിന് മേലെ ആയി പണ്ട് ഇൻഷുറൻസിന്റെ ഒന്നും വലിയ ഇതിൽ ഇല്ലാലോ. ഇപ്പോ എല്ലാം ഇത് അല്ലെ. pollutionte എല്ലാം വേണല്ലോ. അപ്പോ ചില ഇടത്തൊക്കെ വീട്ടിൽ വന്നൊക്കെ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കത്തില്ലയോ വയ്യാത്തവർക്കൊക്കെ. അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ മറ്റേ കമ്പനികാർ തന്നെ നോക്കുന്നത് അല്ലെ?

ആഹ് ആഹ് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയുന്ന പൈസ ഇല്ലയോ അത് തിരിച്ച കിട്ടിയില്ലെങ്കിൽ ചിലതൊക്കെ വിഷയമാണ് പക്ഷെ ചിലതൊക്കെ പിന്നെയും കുഴപ്പമില്ല. വിശ്വസിച്ചു നമുക് എടുകാം. ആഹ് ഹും

ഓ. അപ്പോ എന്തേലും അത്യാവശ്യം ഉള്ള ഒരു ആവശ്യം വരുമ്പോ ആ പൈസ എടുത്ത് അത് അങ്ങനെ ചെയാം

കൊറോണ സമയത് ഒക്കെ എത്രയോ ആൾക്കാർക്കു ഇപ്പോ കോറോണോ വന്നു മരിച്ചവർക്കു സർക്കാരിന് എന്തോ ആനുകൂല്യങ്ങൾ ഒക്കെ

നീ ഏതാണ്ട് അദ്യം, medical ഏതാണ്ട് അല്ലായിരുന്നോ? ഇൻഷുറൻസിനു ഒക്കെ വെല്ല benefit കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ നിന്നോടത് ഒക്കെ? അത്രേ ഉള്ളു ല്ലേ. അപ്പോ നിങ്ങടെ അവിടെ എന്തേലും benefit ഒക്കെ ഉണ്ടോ. ആയുർവ്വേദം എന്ന പറയുമ്പോ ആള്ക്കാര് വേരുവല്ലോ, കുറച്ചുപേര്.

സമയം ആവുമ്പൊ എടുത്താൽ മതിയല്ലോ. പിള്ളേർക്ക് ഒക്കെ ഉണ്ടോ ഇൻഷുറൻസ്? ഹും

അഹ് അഹ്. രണ്ടുപേർക്കും അതിന്റെ ബെനെഫിറ് കിട്ടും.

ആഹ് അങ്ങനെ ഒക്കെ ആണ്. മെഡിക്കൽ ആൺ main അല്ലെ? അതാവുമ്പോ പ്രായം പരുതി ഇല്ലാതെ എടുക്കലോ എല്ലാര്ക്കും.

നമ്മുടെ മാമൻ ഇങ്ങനെ വണ്ടി എടുക്കാൻ നികുവാ ഞാൻ പറയാം ഇൻഷുറൻസിന്റെ കാര്യം ഒക്കെ നോക്കണം, correct ച്യ്തിട്ടു എടുത്ത മതി എന്ന് പറയാം. ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞ പിന്നെ അത് പിന്നെ വള്ളി ആക്ചുവല്ലോ.

ഹാ പിന്നെ എന്ത് മറ്റേ വിട്ടത് എന്താ. മറ്റേ ആയുർവേദത്തിന്റെ.

ഹാഹാ.

നാട്ടിൽ നികുമ്പോ പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടാതില്ലേ. അതോ വെളിയിൽ പോയാലോ കിട്ടതുള്ളു? ഓ. കേരളത്തിന് വെളിയിൽ ആയാലും പോയാൽ പോരെ. അതോ അല്ലാതെ. മഹ്. അതാ. എവിടെ നാട്ടിൽ നോക്കാഞ്ഞേ ല്ലേ. അവിടെ നല്ല പൈസ ഒക്കെ ഉണ്ടായിരുന്നു ല്ലേ. പോയ അടുത്ത്. പോയ അടുത്ത് നല്ല പൈസ ഒക്കെ ഉണ്ടായിരുന്നോ? നല്ല salary ഒക്കെ ഉണ്ടായിരുന്നോ?

എന്തേലും ആവട്ടെ. അല്ലെങ്കില്ക് ചെയ്യണ്ടേ അല്ലെ? ഞാൻ ഇങ്ങനെ ഒരു doubt വന്നു. അതാ നിന്നെ വിളിച്ചേ. അതാവുമ്പോ മെഡിക്കലിനെ പറ്റി ഒക്കെ ചെറുതായിട്ട് അറിയാല്ലോ. പിന്നെ ഇയാളുടെ ചേച്ചി ഏതാണ്ട് നേഴ്സ് അല്ലായിരുന്നോ? അതാ നിന്നെ വിളിച്ച ചോയ്ച്ച. അഹ്. ഇൻഷുറൻസിന്റെ പറ്റി ആണോ? അതോ?

മെഡിക്കൽ ഇൻഷുറന്സ് കമ്പനി base ആണ് നല്ലതു അല്ലെ? ഇൻഷുറൻസ് കമ്പനിയുടെ. അതൊന്നു തിരക്കണം. അതെങ്ങനാ? നമ്മൾ അവിടെ ചെല്ലണോ എടുക്കുന്ന ആളേം കൊണ്ട്? വേണ്ടത് അർകാണോ.

എവിടെ പിന്നെ അടുത്ത് ഉള്ളത് എന്ന് പറയുമ്പോ. ആഹ് പറഞ്ഞോ.

അപ്പോ LIC?

അല്ലാതെ പിന്നെ ഈ LIC അതൊക്കെയെ ഉള്ളു ല്ലേ? അപ്പോ പോയി എടുക്കന്നതായിരിക്കും നല്ലതു ല്ലേ? നല്ല പോലെ തിരക്കിയിട്ടു.

അച്ഛന് ആണെങ്കിൽ രണ്ടു അക്കൗണ്ട് ഉണ്ട്, ബാങ്കിൽ. രണ്ടു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. SBI, ഫെഡറൽ ബാങ്കോ ഗ്രാമിന് ബാങ്കോ ആണ്. എന്ത്? പൈസ ഒക്കെ കുറച്ചേ ഉള്ളു. അത് ഇടയ്ക്കു ഒരു ഇത് വന്നതായിരുന്നു. ബാങ്കിന്റെ ഒരു വിഷയം. മഹ് ഹ.

അപ്പോ ബാങ്കിലും ഒന്ന് പോയി തിരക്കയിട്ടു അത് ഒന്നും നോക്കാം കുഴപ്പം ഒന്നുമില്ല. normal. ഇടയ്ക്കു ഇച്ചിരി വിഷയം വരുന്നുണ്ട്. അപ്പോഴാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നെ. അപ്പോഴാ അവര് ഇങ്ങനെ ചോയ്ച്ച ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ വേണം. ഇല്ലെങ്കിൽ പൈസ കുറെ പോകും.

പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ?

നിന്റെ അണ്ണൻ ഏതാണ്ട് ബാംഗ്ലൂർ എങ്ങാണ്ടു അല്ലായിരുന്നോ?

ഇപ്പം LIC ഒന്ന് തിരക്കാം. LIC ജീവൻ policy അങ്ങനെ കുറെ scheme ഒക്കെ ഇല്ലേ?

നമുക്കു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ?

നിന്നോടുംകൂടി ചോയിച്ചിട്ടു വിളികാം എന്ന് വെച്ച് ഞാൻ. അങ്ങനെ ആവുമ്പൊ correct കാര്യങ്ങളൊക്കെ അറിയാലോ. എങ്ങനെ ഒക്കെയാ നല്ലതു. അതാ പിന്നെ ഞാൻ അങ്ങ് വിളിച്ചു ചോയ്ച്ചത്. ഇപ്പോ കുറച്ചുംകൂടി ധാരണ ആയി. എങ്ങനെയൊക്കെയാ ഉള്ളത് എന്ന്. പിന്നെ. തിരക്കിയിട്ടു ഞാനേ ഒന്നുംകൂടി വിളികാം. അവര് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ വിളിച്ച ചോദിക്കാം ഒന്നുംകൂടി. ചേച്ചിയോടും കൂടി ചോയിച്ചിട്ടേ.

അഹ്. കൊല്ലത്തു പോയപ്പോൾ ഒക്കെ medcity എങ്ങാണ്ടു നിന്നിലെ? അപ്പോ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ കൊല്ലത്തു പോയപ്പോൾ. എന്നാ ഞാൻ അതിനെ പറ്റി നോക്കിയിട്ടേ, കൂടുതൽ അറിഞ്ഞിട്ട് ഞാൻ വിളികാം. വേറെ പരിപാടി ഒന്നുമില്ലല്ലോ? എന്ന ശെരി. ഞാൻ വിളിക്കവേ. മഴ പെയ്യുന്നു. കറന്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഫോൺ ഒന്നു കുത്തി വെക്കട്ടെ.

എന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മതിയോ? തിന്നും ഉടുത്തും താമസിക്കാൻ ഇനി ഒന്നും വേണ്ടേ? വെള്ളവും വായുവും വെളിച്ചവും ചൂടും തണുപ്പും ഒക്കെ വേണ്ടേ? വേണം ഒന്നോർത്തു നോക്കുക എന്തൊക്കെയാണ് നാം ഭക്ഷിക്കുന്നത് ചോറ്, കറി, പഴങ്ങൾ ഇറച്ചി മീൻ മുട്ട പാൽ ഇങ്ങനെ പോകുന്നു list അരികൊണ്ടും ഗോതമ്പു കൊണ്ടും എത്രയെത്ര വിഭവങ്ങൾ നാം ഭക്ഷിക്കുന്നു എവിടുന്നാണ് ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രാകൃത മനുഷ്യൻ ഭക്ഷണത്തിനുവേണ്ടി അലയുകയായിരുന്നു എന്നും എല്ലാവരും ഈ പ്രവർത്തിയിൽ മുഴുകിയിരുന്നു അവർ അന്ന് അവർ കൃഷി ചെയ്തിരുന്നില്ല മൃഗങ്ങളെ വളർത്തിയിരുന്നില്ല എല്ലാം പ്രകൃതിയിൽ നിന്നും നേരിട്ട് ശേഖരിച്ചിരുന്നു വളരെ പിന്നീട് ചിലർ വിത്തുപാകി വിള കൊയ്ത് തുടങ്ങി അത് കൃഷിയുടെ തുടക്കം. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം എത്രയെത്ര ജീവികളിൽ നിന്നാണ് ലഭിക്കുന്നത് സസ്യങ്ങൾ എത്ര പേര് വേണമെങ്കിലും പറയാം അതുപോലെ ജന്തുക്കൾ പശു, എരുമ, ആട്, മത്സ്യങ്ങൾ, കോഴി, താറാവ് അങ്ങനെ പോകുന്നു പേരുകൾ. പുരാതനകാലം മുതൽ മനുഷ്യൻ പലതരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിച്ചു വന്നിരുന്നു ചെടികളിൽ നിന്നുള്ള നാരുകൾ കൊണ്ട് നെയ്തെടുത്ത പ്രാചീന വസ്ത്രങ്ങൾ മുതൽ ആധുനിക rayon വസ്ത്രങ്ങൾ വരെ അതിൽ പെടും. കമ്പിളി, പട്ടുനൂൽ എന്നിവ ഉപയോഗിച്ച് നെയ്യുന്നവ വേറെയും ആർപ്പിടങ്ങൾ പലതരമുണ്ട് ആഫ്രിക്കൻ പിക്നികൾ ഇലകൾ കൊണ്ടാണ് വീട് ഉണ്ടാക്കുന്നത് നമ്മുടെ ചില മലയാള ഗ്രാമങ്ങളിൽ മുളയും ഈച്ചയും കൊണ്ട് കെട്ടിയ വീടുകൾ പുല്ലുകൊണ്ട് മേഞ്ഞവയാണ് എക്സി മോക്കുകൾ എക്സിമുകൾ ice കൊണ്ടാണ് വീടുണ്ടാക്കുന്നത് red india കാരും അറബികളും തുണികൊണ്ടുള്ള tend ഉപയോഗിച്ചിരുന്നു മരവും കല്ലും ഉപയോഗിച്ചും കോൺക്രീറ്റ് കൊണ്ടും വീടുണ്ടാക്കുന്നു ഇന്ന്. ഭക്ഷണത്തിന് ആയാലും വസ്ത്രത്തിന് ആയാലും പാർപ്പിടത്തിനായാലും മനുഷ്യൻ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്നും കാണാൻ പ്രയാസമില്ല. ഇതിന് പുറമേ ജീവിതാവശ്യത്തിന് വേണ്ട മറ്റുപല സാധനങ്ങൾക്കും നാം പ്രകൃതിയെ ആശ്രയിക്കുന്നു. മരം, ലോഹം, കളിമണ്ണ് glass റബ്ബർ, തോല്, കടലാസ് എന്ന പ്രകൃതിദത്തമായ സാധനങ്ങൾ ആയും പ്ലാസ്റ്റിക് എന്ന കൃത്രിമ വസ്തു ആയാലും എടുക്കുന്നത് പ്രകൃതിയിൽ നിന്നു തന്നെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാം എല്ലാം തന്നെ പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തിയാണ് നിറവേറ്റപ്പെടുന്നത് ഇനി വ്യവസായത്തിലേക്ക് കടന്നാലോ? അതിനും പശ്ചാത്തലം പ്രകൃതിയെ ആശ്രയിച്ചു തന്നെയാണ് ഭൂമികുഴിച്ച് അയിരുകൾ എടുക്കുന്നു ഇവയിൽ പലതും നേരിട്ടു ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ് അവയെ പാകപ്പെടുത്തി ഉപയോഗിക്കുന്നു. മനുഷ്യപ്രയത്നം കൊണ്ട് ഇവയെ പാകപ്പെടുത്തി എടുക്കുന്ന ഏർപ്പാടിനെ വ്യവസായം എന്ന് പറഞ്ഞു വരുന്നു മനുഷ്യൻറെ അധ്വാനശേഷിയും പണി ആയുധങ്ങളും ചേർന്നാണ് അസംസ്കൃത പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റിയത് പണി ആയുധങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു യന്ത്രങ്ങൾ വന്നു അധ്വാനം കുറഞ്ഞു ഉൽപാദനം വർദ്ധിച്ചു. ഇന്ന് വ്യവസായങ്ങൾ മിക്കവയും യന്ത്രവൽകൃതമാണ് എന്തൊക്കെ വ്യവസായങ്ങൾ എന്തൊക്കെ പ്രകൃതിദത്ത അസംസ്കൃത പദാർത്ഥങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കുക തുണി mill കമ്പിളി തുണി ചെമ്മരിയാടിൻ രോമം silk പട്ടുനൂൽപ്പുഴുവിൻ നൂല് പരുത്തി തുണി പരുത്തി ചെടിയുടെ നാര് linen ചണം ചെടിയുടെ തോലിലെ നാര് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന ഈ അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് പുറമേ കൃത്രിമമായി ഉണ്ടാക്കുന്ന rayon തുടങ്ങിയ തുണിത്തരങ്ങളും ഉണ്ട്. rayon മരത്തടിയിൽ നിന്നും നെയിൽ ഓൺ കൽക്കരിയിൽ നിന്നു derlion പെട്രോളിയത്തിൽ നിന്നും രാസപ്രക്രിയകൾ വഴി നിർമ്മിക്കപ്പെടുന്നു. ചായങ്ങൾ, മരുന്നുകൾ, രാസവള, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക്, സ്ഫോടന വസ്തുക്കൾ തുടങ്ങി ഏതാണ്ട് എഴുപത് ഏഴ് ലക്ഷം വസ്തുക്കൾ ഈ വ്യവസായത്തിൽ പെടുന്നു. ഇവയ്ക്കുപയോഗിക്കപ്പെടുന്ന അസംസ്കൃത വസ്തുക്കൾ, പ്രകൃതിദത്തമായ ലവണങ്ങൾ, ഗന്ധകം, കൽക്കരി, പെട്രോളിയം, ചുണ്ണാമ്പ് കല്ല്, പൊട്ടാഷ്, നൈട്രേറ്റ്, ഫോസ്ഫേറ്റുകൾ ആദിയായവയും ചെടിയിൽ മരത്തടി, സെല്ലിലോസ് എന്നിവയുമാണ് ചെടികൾ, മരത്തടി, സെല്ലിലോസ് എന്നിവയുമാണ് ഖന വ്യവസായം. ഇരുമ്പ് ഉരുക്കിയ വ്യവസായം, ഇരുമ്പും ഉരുക്കും യന്ത്രങ്ങൾ, പണിയായുധങ്ങൾ RAILWAY, പാലങ്ങൾ തുടങ്ങിയ നിത്യോപയോഗത്തിന് ആയുള്ള നിരവധി സാമഗ്രികൾ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്നു ഇരുമ്പ് അയിരും കൽക്കരിയുമാണ് പ്രധാന അസംസ്കൃത പദാർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇനിയും എത്രയെത്ര ഉദാഹരണങ്ങൾ കാണാം എല്ലാം പ്രകൃതിയെ രൂപാന്തരപ്പെടുത്താൻ തന്നെ മാറിവരുന്ന ഭൂപ്രകൃതി ഏതാണ്ട് എണ്ണായിരം ആണ്ടിനോട് അടുത്താണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത് ഭക്ഷണം തേടി അങ്ങനെ അറിയേണ്ടതില്ലെന്നും തിന്നാൻ കൊള്ളാവുന്ന സസ്യങ്ങളുടെ വിത്ത് മണ്ണിൽ നട്ടു മുളച്ചു വരുമ്പോൾ നോക്കി വളർത്തിയെടുത്താൽ മതിയെന്ന കണ്ടുപിടിത്തം നടത്തിയത് അന്നാണ് അങ്ങനെയാണ് കൃഷിയുടെ ആരംഭം അതുപോലെതന്നെ ആവശ്യമുള്ള ചില മൃഗങ്ങളെ വീട്ടിൽ വളർത്തിയാൽ വേട്ടയാടുക എന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാമെന്ന് മനുഷ്യൻ പഠിച്ചു കൃഷിയും മൃഗപരിപാലനവും വന്നതോടെ മനുഷ്യൻ നന്നായി ജീവിക്കാനും കൂടുതൽ ഉല്പാദിപ്പിക്കാനും തുടങ്ങി. അത് ജനസംഖ്യ വർദ്ധനവിനും വഴിവെച്ചു. കൃഷി ആരംഭിക്കുന്നതിനു മുമ്പ് ജനസംഖ്യ വർദ്ധനവ് പ്രതിവർഷം പൂജ്യം point പൂജ്യം പൂജ്യം പൂജ്യം ഏഴ് ആയിരുന്നെങ്കിൽ കൃഷി വന്നതിനുശേഷം അത് പ്രതിവർഷം പൂജ്യം point പൂജ്യം മൂന്നെ മൂന്നെ അഞ്ച് ആയി ഉയർന്നു. കൃഷിക്കു മുമ്പത്തെ അവസ്ഥയിൽ ലോക ജനസംഖ്യ ഇരട്ടി ആവാൻ

ആദ്യം കാട്ടിൽ ആണല്ലോ മനുഷ്യൻ താമസിച്ചിരുന്നത് കൃഷിയും മൃഗപരിപാലനവും വർധിച്ചതോടെ കാടുകൾ വെട്ടിത്തെളിച്ചു. കൂടുതൽ കൂടുതൽ കൃഷിയിടങ്ങൾ വേണ്ടി വന്നപ്പോൾ കൂടുതൽ കൂടുതൽ കാടുകൾ അപ്രത്യക്ഷമായി നാടിൻറെ വിസ്തൃതി കൂടിക്കൂടി വരികയും കാടിൻറെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു. അധികകാലം വേണ്ടിവന്നില്ല ലോകത്തിലെ കൃഷി ചെയ്യാവുന്ന ഇടം ഒക്കെ കൃഷിക്ക് അധിനമായി ആദ്യകാല കൃഷി രീതികളിൽ പ്രാധാന്യം കൂനം കൃഷിക്കായിരുന്നു. ഇന്നും ചില പ്രാകൃത ഗിരി വർഗ്ഗക്കാർ ഈ സമ്പ്രദായം അനുവർത്തിച്ചു വരുന്നുണ്ട്. അത് എന്താണ്ട് ഏതാണ്ട് ഇങ്ങനെയാണ് വേനൽക്കാലത്ത് ഒരു ഭാഗത്തെഅടിക്കാട് വെട്ടി വീഴ്ത്തുന്നു.

അവിടെയും ഇത് ആവർത്തിക്കും ഇങ്ങനെ പുതിയ പുതിയ പ്രദേശത്തേക്ക് മാറി പോകുന്നതുകൊണ്ട് ആദ്യമാദ്യം കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ കാട് വളരും അങ്ങനെ പിന്നീട് ആദ്യത്തേ സ്ഥലത്തേക്ക് തന്നെ തിരികെ വരാം പക്ഷേ ഒരിക്കൽ കൃഷി ചെയ്തെടുത്തേക്ക് കാട് വളർന്ന് മണ്ണ് ഫലപൂഷ്ഠമ പുഷ്ടിയാകാൻ ചുരുങ്ങിയത് ഇരുപതോ മുപ്പതോ കൊല്ലം എങ്കിലും കഴിയണം കൃഷിക്കാരുടെ എണ്ണം കുറവായിരുന്നപ്പോൾ ഇത് സാധ്യമായിരുന്നു. എന്നാൽ ജനസംഖ്യ വർദ്ധിച്ചതോടെ പൂനം കൃഷിയുടെ ശാസ്ത്രീയ ദൈർഘ്യം കുറഞ്ഞു, കുറഞ്ഞു കുറഞ്ഞു വന്നു. കൃഷി ചെയ്യാൻ ഉപയോഗിച്ച വനപ്രദേശം തരിശ് ആയി ഇങ്ങനെ പൂമുഖത്ത് നിന്നും ധാരാളം വനംഭൂമി വനംഭൂമി അല്ലാതായിട്ടുണ്ട് ജനസംഖ്യ കൂടുതൽ വർദ്ധി വർദ്ധിച്ചതിനനുസരിച്ച് കൃഷിക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാട് വെട്ടിത്തെളിച്ചു എന്ന് പറഞ്ഞുവല്ലോ പക്ഷേ കാടിനോടുള്ള മനുഷ്യൻറെ ആശ്രയത്വം വർദ്ധിച്ചു വന്നയുള്ളൂ വീടുപണി വീടുപണിക്കും കൃഷി ഉപകരണങ്ങൾക്കും അനാവശ്യ ആവശ്യമായ മരം വള വീട് പണിക്കും കൃഷി ഉപകരണങ്ങൾക്കും ആവശ്യമായ മരം

പക്ഷേ സാങ്കേതികവിദ്യ വളർന്നതോടെ ഉപയോഗത്തിന്റെ തരങ്ങളും വർദ്ധിച്ചു. മേശ, കസേര, പെൻസിൽ, കടലാസ്, പുസ്തകം, തീപ്പെട്ടി, തുണിത്തരങ്ങൾ, വിളക്ക് കാലുകൾ ഇവയെല്ലാം കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ കൊണ്ടുണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവർക്കും കാട് ആവശ്യമായി വന്നു ജലസേചനം, ജലവൈദ്യുതി, road കൾ, പുതിയ പാർപ്പിട കേന്ദ്രങ്ങൾ എല്ലാറ്റിനും കാട് നശിപ്പിച്ചു. കാട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂട്ടാൻ വേണ്ടി പുതിയ ചില ഏർപ്പാടുകൾ ആരംഭിച്ചു. ഇതോടെ ഞാനെൻറെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഭൂമിയിലെ ജീവൻ്റെ പ്രധാന ഉറവിടം ശുദ്ധജലമാണ്. ഏതൊരു മൃഗത്തിനും ഭക്ഷണം ഇല്ലാതെ കുറച്ച് ദിവസത്തേക്ക് പോകാം പക്ഷേ വെള്ളവും oxygen നും ഇല്ലാതെ ഒരു minute പോലും ജീവിതം സങ്കൽപ്പിക്കാൻ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

തടാകങ്ങൾ നദികൾ ജല സ്ത്രോതസുകൾ ഭൂഗർഭജലം എന്നിവ പോലെ ഉള്ളതിൽ സാധാരണയായി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന മലിനീകരണമാണ് ജലത്തിൻ്റെ ഭൗതികമോ രാസപരമോ